ശാന്തതയും സമാധാനവും ആവും അല്ലെ?

ഇത്രയും നാളും അങ്ങനെതൊരു അനുഭവമുണ്ടായിട്ടില്ല. ഇപ്പൊ അല്ലെ? ആദ്യമായി

നമ്മുക്ക് പക്ഷെ അന്നേരം ആ വണ്ടിയിലിരിക്കുന്ന അങ്ങനെ ക്ഷീണം ഒന്നും തോന്നത്തില്ല. ഭഗവാനൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കും.

പക്ഷെ നമ്മൾ അല്ലാതെ വേറെ വെലോടുത്തും പോകുകുയാണെങ്കിൽ നമ്മൾക്ക് എണീക്കാനൊന്നും പറ്റത്തില്ല. ഇത് അങ്ങനെ അല്ലായിരുന്നു.

അത് നല്ലതായി. എല്ലാം കാണാനും അതിനും വേണം ഒരു ഭാഗ്യം.

ഭാഗ്യം കിട്ടി. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ തീർത്ഥാടനം കഴിഞ്ഞ് വന്നു. ഇനി എവിടെങ്കിലും പോകുന്നതിനെ കുറിച്ച് പോണം ന്നു ഇങ്ങനെ പറയുന്നുണ്ട്. എവിടേലും പോണം. തീർത്ഥാടന യാത്ര പളനി അവിടെല്ലാം കണ്ടില്ലേ?

ഉം നമസ്‌കാരം ഇന്ന് നമുക്ക് വിദ്യാഭ്യാസം എന്ന ഒരു വിഷയത്തെ കുറിച്ചു സംസാരിക്കാം ജനങ്ങൾ തന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനായി പരക്കം പായുകയാണ് നല്ല ഒരു വിദ്യാഭ്യാസം ഏതൊരു രക്ഷിതാവിന്ടെ സ്വപ്‌നമാണ് ഒരു നല്ല വിദ്യാഭ്യാസത്തിന് ഒരു നല്ല വിദ്യാലയം ഒരു seat ന് വേണ്ടി ഇല്ലാത്ത പണം കണ്ടെത്തി കുഞ്ഞിന്റെ ഇരിപ്പിടം സുരക്ഷിമാക്കുന്നു പക്ഷേ ഇത് ഒന്ന് കൊണ്ടും ആയില്ല private tuition ഓരോ വിഷയത്തിനും പ്രത്യേകം കൂടാതെ dance class സംഗീത ക്ലാസ് coaching class തുടങ്ങി നീണ്ടു പോകുന്നു വീടു സ്തംഭം ആശ്ചര്യം എനിക്കും കിട്ടണം പണം ജ്ഞാനവും നേട്ടവും അംഗീകാരവും ധന സം സംഭാ സമ്പാദനവുമാണ് ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് ജനങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതൊക്കെയാണ് വാസ്തവത്തിൽ നാം നേടി എടുക്കേണ്ടത് നേടി എടുത്ത നമ്മുടെ ത യുവ തലമുറയുടെ അവസ്‌ഥ എന്താണ് എങ്ങും തികഞ്ഞ അരിക്ഷിതര അവസ്‌ഥ അശാന്തി സുരക്ഷിത ബോധ ഇല്ലായിമ എന്നിവയാണ് അവർക്ക് സമ്മാനിച്ചത് ഇതിന് വേണ്ടിയാണോ രക്ഷിതാക്കളായ നാം രാത്രിയും പകലും പാട് പെടുന്നത് state syllebus പ്രകാരം എഴാം തരം വരേ എല്ലാവരെയും ജയിപ്പിക്കുന്നു

അത് ഒന്നും രണ്ടും കുട്ടികളുടെതല്ല അമ്പതും ആറുവതും കുട്ടികളുടെതാണെന്ന് ഓർക്കണം പത്താം തരംത്തിൽ ഇത്രെയൊക്കെ കടമ്പ കഴിഞ്ഞു നമ്മുടെ കുട്ടികൾക് സ്വന്തം പേര് എഴുതുവാൻ കഴിയില്ലെന്ന് വന്നാലോ പത്താം തരത്തിൽ തോൽക്കുന്ന വിദ്യാർത്ഥികളുടെ ആത്മഹത്യ പ്രവണതയും നിരക്കും വളരെ കുറവാണ് അതൊരു നേട്ടം തന്നെ അല്ലെ ശരിയാണ് അമേരിക്കയിൽ പത്താം തരം കഴിഞ്ഞ പല വിദ്യാർത്ഥികൾക്കും സ്വന്തം പേരെഴുതി ഒപ്പിടാൻ കഴില്ലത്രെ english കാരുടെ നാട്ടിലെ കുട്ടികൾക് english എഴുതുവാനും വായിക്കുവാനും അറിയില്ലത്രേ പാവം മലയാളി അറിയുന്നുണ്ടോ ഈ കാര്യം മലയാളി മലയാളം മറന്ന് english ന്റെ പിന്നാലെ english കാരന്റെ പിന്നാലെ പോകുന്നു ഇംഗ്ലണ്ടിൽ കുട്ടികൾ വിദ്യാലയത്തിൽ പോകുന്നത് കൈയ്യും വീശിയാണ് രക്ഷിതാക്കളിൽ school ൽ ഏർ നടക്കുന്നത് എന്നതാണെന്ന് അറിയുന്നത് പോലും ഇല്ല വർഷാവസാനം result വരുമ്പോൾ മാത്രമാണ് ജയ പരാജയം അറിയുന്നത് എഴുത്തും വായനയും ഗണിതവും അറിയില്ലെങ്കിൽ അതൊരു പോരായിമയാണോ പഴയ കാലങ്ങളിലെ നമ്മുടെ പൂർവ്വികർക്ക് ഇവയൊന്നും അറിയില്ല എങ്കിലും പല കാര്യങ്ങളിലും അഗ്രഗണ്യന്മാരും അതിൽ അതിബുദ്ധിമാരുമായിരുന്നു english medium ത്തിൽ പിറന്ന പല കുട്ടികൾക്കും പ്രാപ്‌തിയും തന്റേടവും കുറവായി കാണുന്നു ചില വിഷയങ്ങളിൽ അറിവ് ഉണ്ടാവുമെങ്കിലും പല interview കളിലും ജീവിതത്തിൽ അഭിമുകീകരിക്കേണ്ട പല പ്രശ്‌നങ്ങളും പരാജയപ്പെടുന്ന കുട്ടികൾക്ക് പരാജയബോധം സൃഷ്ടിക്കാതെ വിധം വിജയം കാഴ്ച വെക്കുന്ന നമ്മുടെ പാഠ്യ പദ്ധതി ഒരു നിലയിൽ ശരിയാണ് പഠന വൈകല്യങ്ങളെ കുറിച്ച് കു കൂടുതൽ അറിവു നേടിയിരിക്കുന്ന ഇക്കാലത്തെ ഇത്തരം പാഠ്യ പദ്ധതികൾ നല്ലതാണ് എന്നാൽ പത്താം തരം വരെ എത്തിക്കാതെ തന്നെ അതിന് മുമ്പ് തന്നെ അവരെ വഴി തിരിച്ച് വിടാവുന്നതാണ് technical ആയി അഭിരുചി ഉള്ളവരെ നേരത്തെ തന്നെ കണ്ടു പിടിച്ച് junior technical school ലേക്കോ എന്നാൽ പത്താം തരം വരെ എത്തിക്കാതെ തന്നെ അതിന് മുമ്പ് തന്നെ അവരെ വഴി തിരിച്ച് വിടാവുന്നതാണ് technical ആയി അഭിരുചിയുള്ളവരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് junior technical school ലേക്കോ ചിത്രരചനയിൽ വാസനയുള്ളവരെ ചിത്രരചന പാഠശാലയിലേക്കോ വിടാം മൂലാരിഷ്ട്യ വ പാഠപദ്ധതിയാണൊ ഇന്ന് കാണുന്നത് കുറച്ച് കണക്കും കുറച്ച് physics ഉം chemistry യും biology യും ചരിത്രവും geography യും പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി അവന് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞുവോ നിങ്ങൾ ഉറക്കെ തന്നെ ചിന്തിക്കണം ജോലി നേടുവാനായിട്ടാണ് ഈ പാഠപദ്ധതി തയ്യാറാക്കിയതെങ്കിലും അത് അനുയോജ്യമായ നിലയിലും തുടരുവാൻ കഴിയില്ല അഭ്യസ്തവിദ്യ കൊണ്ട് അഹങ്കരിക്കുന്ന ബഹു പൂരിഭാഗവും തൊഴിൽ ഇല്ലായ്മ തൊഴിൽ ഇല്ലാതെ അലയുകയാണ് അപ്പോൾ ഇന്നത്തെ state syllabus fees ആയാലും ഉയരുവാൻ കഴിയില്ല central syllabus ആയാലും ഇത്തരം വിദ്യാഭ്യാസം കൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസം കൊണ്ട് ജ്ഞാനം നന്മ വക്തിത്വ വികസനം ക്ഷമ പക്ക്വത പല രസ് പലർ പരസ്‌പര ധരണ പരോപകാര ശീലം മുതിർന്നവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക പര ജീവികളെയും മറ്റും സ്നേഹിക്കുക ബഹുമാനിക്കുക തുടങ്ങി അനവധി അനവധി കാര്യങ്ങൾ നേടേണ്ടവ ഒന്നും തന്നെ നേടിയിട്ടെ ഇല്ല വെറുതെ

നമ്മുടെ തനതായ സംസ്കാ താ ഏർ സംസ്‌ക സംസാരവരം തള്ളി കുളമ്പുന്ന നർമ്മ രസങ്ങൾ എത്ര പേർക്കറിയും indian സാഹിത്യംക്കെ പോകട്ടെ മലയാളം സാഹിത്യം തന്നെ എത്ര എത്ര പേർ വായിച്ചിട്ടുണ്ടാവും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ കുറിച്ച് എത്ര പേർ മനസ്സിലാകിയിട്ടുണ്ടാവും ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ കൊച്ച് കൊച്ച് പ്രതികളിലൂടെയാണ് കുട്ടികൾക് വിദ്യ പകർന്ന് കൊടുത്തിരുന്നത് അത് അതൊരു കാ അതാത് കാലങ്ങളിൽ അതാത് വിദ്യാർഥികൾക് അവർക്ക് ആവശ്യമുള്ള വിദ്യകൾ ഗുരുക്കന്മാർ പകർന്ന് നല്കുകയായിരുന്നു അന്നത്തെ ഗുരുക്കന്മാർക് അനുഭവ സമ്പത്ത് ധാരാളമുണ്ടായിരുന്നു ഇന്നാകട്ടെ ശമ്പള വർധനക്ക് വെണ്ടി കോടികൾ കൈയിലേന്തി മുദ്രാവാക്യം വിളിച്ചതിന്റെ അനുഭവ സമ്പത്ത് കാണാം ഗുരു എന്നാൽ അന്ധകാരം അകറ്റുവൻ അകറ്റുന്നവൻ എന്ന അർഥം അതാണ് ഇന്നത്തെ ഗുരുവിൽ നിന്നും അകൽച്ച പണ്ടത്തെ ഗുരുക്കന്മാർ അവരവരുടെ പക്കലുള്ള അറിവ് പകർന്ന് കഴിഞ്ഞാൽ യോഗ്യതിയുള്ള വിദ്യാർത്ഥികളെ ഉയർന്ന പഠനത്തിനായി മറ്റു ഗുരുക്കന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞയക്കും ആയുധന കലകളടക്കം വൈദ്യശാസ്ത്രം താസ്കശാസ്ത്രം ജ്യോതി ജ്യോതിഷശാസ്‌ത്രം തുടങ്ങി എല്ലാം തന്നെ അങ്ങനെയായിരുന്നു അഭ്യസിച്ചിരുന്നത് ഇന്ന് പണം കൊടുത്ത് എല്ലാം നേടുകയാണ് അത്കൊണ്ടു തന്നെ സംസ്കാരത്തിന് വിദ്യാഭ്യാസത്തിന് ജ്ഞാനത്തിന് എല്ലാം മൂല്യ ചുതി സംഭവിച്ചു പണ്ട് വിദ്യ ഉള്ളവൻ ധനം സമ്പാധിച്ചിരുന്നു ഇന്ന് വിദ്യ ഉള്ളവൻ നാടുനീളെ പണത്തിന്ന് വേണ്ടി തെണ്ടുന്നു അർഹത ഇല്ലാത്തവർ പണം കൊടുത്ത് വിദ്യ നേടി നേടി വിദ്യ നേടിയതിന്റെ അനന്തര ഫലമാണ് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് പണ്ട് കഥ പറയുമ്പോൾ അതിൽ ജീവിതകാന്തിയായി ഒരു കഥാസാരം കാണും അതിന് അഹ് അർത്ഥജാതി വ്യാപ്തി ഉണ്ടാവും കഥകൾ കുട്ടികൾക്ക് ഹരമാണ് മുതിർന്നവർക്കും ഹരമാണ് കുട്ടികൾ കഥകളെ അപ്പാടെ വിശ്വസിക്കുകയും ഇളം മനസ്സുകൾ നന്മയെ സ്വീകരിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്നു പണ്ടു മുത്തശി കഥകൾ കഥകൾക്ക് പ്രഥമ സ്ഥാനം ഉണ്ടായിരുന്നു ഇന്ന് അണുകുടുംബങ്ങളുടെ ആവിർഭാവത്തോടെ ആ കഥകളും പര്യവസാനിക്കപെട്ടു പ്രിയരേ നമുക്കിപ്പോൾ നമ്മുടെ പൂർവിക ത പൂർവ്വിക സംസ്കൃതിയിലേക്ക് മടങ്ങാം ആധുനികം എന്ന് പറഞ്ഞ് സായിപ്പിന്റെ ഉച്ചിഷ്ടം അനുഭവിക്കേണ്ടവരല്ല ആര്യഭട്ടനും ചരകനും ശുശ്രുതനും ഒക്കെ ഭാരതീയരാണ് ശാസ്ത്രം എന്ന അറിവ് സായിപ്പിന്റെ മാത്രമല്ല അതിൽ ഭാരതീയന്റെയും പൻ പങ്കുണ്ട് ശരിയായ വിജ്ഞാനം നമുക്ക് നമ്മുടെ തനത് രീതിയിൽ നേടാം പൂജ്യം വരെ കണ്ട്പിടിച്ച് കോടാനുകോടി കളുടെ ക്രിയത computer സഹായം കൂടാതെ തന്നെ പെട്ടന്ന് ഗണിച്ചെടുക്കാവുന്ന വിദ്യകൾ വരെ ഭാരതീയർ വളരെ മുമ്പ് തന്നെ കണ്ടുപിടിച്ചട്ടുണ്ട് വിദ്യകൾ പലതും നമ്മുടെ കൈലിരിക്കെ മറ്റുള്ളവരുടെ അപ്പ ചട്ടിയിൽ കൈയ്യിട്ട് വാരണോ ഇത്തമെന്തിനു മസ്തിയറിഞ്ഞു വിദ്യ കൈവശമുള്ളപ്പോൾ എന്ന ഈ വരികൾ ഞാൻ ഓർത്തു പോവുകയാണ് ഇന്ന് പഠിപ്പിക്കുന്നവർക്ക് എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയില്ല അത് കൊണ്ട് പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്ന പഠിക്കുന്നവർക്കും അറിയില്ല എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് പഠിച്ച് pass ആയി വരുന്നവർക്ക് ഉദ്യോഗം ലഭിക്കണമെങ്കിൽ എഴുത്ത് പരീക്ഷകളും interview കളും എന്ന കടമ്പ ലഭിക്കണം കടക്കണം അവിടെ കടന്നെങ്കിലും മാത്രമേ ഉദ്യോഗം ലഭിക്കൂ അപ്പോൾ ഉറക്കമൊണച്ച് കഷ്ടപ്പെട്ട് കുറ്റത്തിയിരുന്ന് പഠിച്ചതൊക്കെ വെറുതെയായില്ല പഠിച്ചതല്ല ഇന്നത്തെ ഇന്ന് നമ്മ ഏർ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പഠിച്ചതല്ല നം ജോലി കാണുന്നത് പഠിച്ചത് വേറെ ജോലി വേറെ എന്ന ഒരു സമ്പ്രദയമായിരിക്കുന്നു ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി ഒന്ന് മുതൽ പത്ത് വരെ CBSE syllabus പഠിച്ചു പത്ത് മുതൽ plus two കേരള syllabus പഠിച്ചു പക്ഷെ ആ കുട്ടിക്ക് ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചതും plus two മുതൽ ഏർ plus one മുതൽ plus two plus two വരെ പഠിച്ചതും തമ്മിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു കാരണം ആ കുട്ടി പഠിച്ചത് രണ്ട്‌ syllabus ആണ് ഒരു syllabus ൽ പഠിക്കുന്നത് വേറെ മറ്റു syllabus ൽ പഠിക്കുന്നത് വേറെ ഇങ്ങനെയാണ് ആ കുട്ടിയുടെ രീതികൾ കഴി കടന്നുപോകുന്നത് അത് കൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറവ് അത് ഇന്നത്തെ കാലത്ത് വള റീ ഏർ വളരെ ലളിതായി മാറിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ തന്റെ ധൗത്യം വിജയകരമായി നിർവഹിക്കാൻ മനുഷ്യനെ പ്രാപ്തനാകുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നത് വലുപ്പത്തിലും ശക്തിലും ഇതര കഴിവുകളിലും തന്നെക്കാൾ ഔന്ദര്യം പുലർത്തുന്നവനും ഇല്ലാത്തവനുമായ മുഴുവൻ സൃഷ്ഠിജാലങ്ങളെയും അഥീനപ്പെടുത്താനും തന്റെ ഇച്ഛക്കനുസരിച്ച് അവയെ ഉപയോഗപ്പെടുത്താനും കെൽപ്പുറ്റ ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാകുന്നു അതിനാൽ ഈ പ്രാപഞ്ചിക ഘടനയും വ്യവസ്ഥയും തകരാതെ സൂക്ഷിക്കുകയും അവയെ നിർമ്മാണാത്മകമായി അഥവ മാനവ

കനിഞ്ഞരു കണി കനിഞ്ഞരുളിയതും മനുഷ്യന് മാത്രമാണ് അത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നത് ഇന്നത്തെ സമൂഹത്ത് വളരെ വിലപ്പെട്ട ഒന്നാണ് പക്ഷെ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞു പോകുന്ന കാലം കൂടിയാണ് ഈ ഒരു കാലം ആദ്യ കാലങ്ങളിൽ വിദ്യാഭ്യാസമില്ലായിമ ആണെങ്കിലും മനുഷ്യർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഇന്ന് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ കുട്ടികൾക് ബുദ്ധി ഇല്ലാതെയായി മാറിയിരിക്കുന്നു കാരണം mobile phoneTVinternet

hello നമസ്കാരം, ഞാനിന്നിവിടെ ഒരു ചെറിയ യാത്രയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. മൈസൂർ zoo എന്ന് പറഞ്ഞാല് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മൃഗങ്ങളും, ജീവജാലങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ zoom ല് നടന്നു കാണുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മൃഗത്തെ കണ്ടിട്ടോ, ശെരിക്കും പറഞ്ഞാൽ നല്ല പേടി ആയിരുന്നു കണ്ടപ്പോ. പിന്നെ നമ്മുടെ കൂടെ ഉള്ള കൊച്ചുകുട്ടികള് വരെ കരഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു സംഭവം കണ്ടപ്പോ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേടിക്കുന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു. ഇതുവരെ നമ്മള് കണ്ടിട്ടില്ലാത്ത പാമ്പുകളും, ഇഴജന്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ മുതല

ഏകദേശം ഒരു നാലു മണി ആയപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടുട്ടോ. zoo വിന് അകത്തായിട്ട് നമുക്ക് ചെറിയ ചെറിയ food items ഒക്കെ വേണെങ്കിൽ അങ്ങനെ കിട്ടും. കിട്ടുന്ന സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടെട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങി കഴിവച്ചതിനു ശേഷം ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചു ആറു മണിയായപ്പോൾ ഞങ്ങൾ zoo ന്നു ഇറങ്ങി. zoo ന്ന് ഇറങ്ങിട്ട് പിന്നീട് ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ നേരെ ഞങ്ങള് യാത്ര തിരിച്ചിരുന്ന വണ്ടിയിൽ കേറി വീണ്ടും ഞങ്ങൾ മൈസൂർ കാട്ടിലൂടെ തന്നെ ആണ് ഞങ്ങളുടെ യാത്ര. മൈസൂർ കാടിനകത്ത് ഞങ്ങൾ കണ്ടൊരു തിരിച്ചു വരുമ്പോൾ കണ്ടൊരു വലിയൊരു സംഭവം തന്നെ ആയിരുന്നു കാട്ടാന കൂട്ടം, ഒത്തിരി കാട്ടാനകളും അതിന്‍റെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശെരിക്കും നമ്മട~നമ്മൾ പോയിട്ടുള്ള വണ്ടി ഒക്കെ block ആയി. forest ഒക്കെ വന്ന്, forest കാരൊക്കെ ഒക്കെ വന്ന് forest officer മാരൊക്കെ വന്ന് അഹ് അവരെ ഒക്കെ ആട്ടി ഓടിക്കുകയും, road മൊത്തം block ആവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങള് അഹ് രാത്രിയോട് കൂടി മൈസൂർ കാടിറങ്ങി. മൈസൂർ കാടിറങ്ങിയതിനു ശേഷം ഞങ്ങൾ താഴത്തെത്തി food എല്ലാം കഴിച്ച് ഞങ്ങള് വീണ്ടും ഞങ്ങള്, വീട്ടിലോട്ട് തിരിക്കയാണ് ചെയ്തത്, വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത്, മൂന്ന് ദിവസത്തെ trip അതുപോലെ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങള് ഒരുപാട് അഹ് സംഭവങ്ങള് school ൽ നിന്ന് ആണെങ്കിലും ഞാൻ ഇതുവരെ ഇങ്ങനെ trip ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആകെ പോയിട്ടുള്ളത് കാഞ്ഞിരപ്പുഴ, അങ്ങനെ ആ ഭാഗത്തൊക്കെ ആണ് ചെറിയ ചെറിയ നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ഇതുപോലെ കുറച്ചു ദൂരേക്ക് ഉള്ള യാത്ര ഒന്നും ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു അനുഭവം തന്നെ ആയിരുന്നു നല്ല രസം ആയിരുന്നു ഞങ്ങളുടെ യാത്ര. പിന്നെ friends, family ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി തമാശകളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു യാത്ര തന്നെ ആയിരുന്നു. അങ്ങനെ ഒത്തിരി ഇഷ്ടപെട്ട ഒരു യാത്രയും അതുപോലെതന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയും അതുതന്നെ ആയിരുന്നു. ഇനി ഒരുപാട് യാത്രകൾ ഒക്കെ പോകണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ട്. അപ്പൊ എല്ലാം സാധിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങള് രാത്രിയോടുകൂടി രാത്രി ഒരു പത്തുമണിയോട് കുടി ആണ് വീട്ടിൽ എത്തിട്ടുണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് തന്നെ ഞങ്ങള് ആഹ് ഓരോ സ്ഥലങ്ങളിൽ ആയിട്ട് നിർത്തി നമുക്ക് വേണ്ട items ഒക്കെ വാങ്ങിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങള് വീട്ടില് രാത്രി പത്തുമണിയോട് കൂടെ എത്തി, എത്തിയെന്ന് പറയുമ്പോ അഹ് friends നേം എല്ലാം വഴിയില് ഇറക്കുകൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവര് വീട് ഒക്കെ ഞങ്ങള് വരുന്ന വഴിയിൽ ഒക്കെ ആണ്. അങ്ങനെ ഞങ്ങള് രാത്രി പത്തുമണിയോടുകുടെ വീട്ടില് തിരിച്ചെത്തി. യാത്രയുടെ ഒരുപാട് വിശേഷങ്ങൾ ഒക്കെ നമുക്ക് പറയാൻ ഉണ്ടായിരുന്നു.

വീട്ടുകാരും ആയിട്ട് ഒരുപാട് സമയം സംസാരിച്ചിരുന്നു നമ്മുടെ ഈ യാത്രയെ കുറിച്ച് ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. ശെരിക്കും പറഞ്ഞാ നമുക്ക് ഇത്രയും പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ഒരു അനുഭവം അല്ലാട്ടോ ആ യാത്ര. നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു മൂന്ന് ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോൾ നല്ല super ആയിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഒക്കെ തന്നെ ആയിരുന്നു. അതിനിടയിൽ നമ്മള് family യിൽ ഉള്ള കുട്ടികൾക്ക് ഒക്കെ വേണ്ടിട്ട് കുറച്ച് sweets അതുപോലെ തന്നെ toys ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോക്കലും അതിന്‍റെ ഒക്കെ ഭംഗി കാണലും sweets ഒക്കെ കഴിക്കലും അങ്ങനെ ഒക്കെ ആയിട്ട് ഞങ്ങള് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടുമണിയോടുകൂടെ ആണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങള് രാവിലെ വീണ്ടും എഴുന്നേറ്റത്തിന് ശേഷം അഹ് നമ്മടെ യാത്രയെ കുറിച്ച് സംസാരിക്ക തന്നെയാണ് ചെയ്‌തതും. ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചുണ്ടായിരുന്നു യാത്രെനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം. അപ്പൊ ഞങ്ങൾ ഈ യാത്ര പോയിട്ടുള്ളത് covid നു മുൻപ് ആണേട്ടോ. covid

അതുപോലെ തന്നെ ഒത്തിരി സന്തോഷവും നിറഞ്ഞതായിരുന്നു ആ ഒരു യാത്ര. അങ്ങനെ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും ഓരോ യാത്രെനെ കുറിച്ചിട്ട് പറയാനും. അതിനു ശേഷം ഞാൻ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. അതിനു മുൻപ് ഞാൻ അങ്ങനെ കൂടുതൽ യാത്ര ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതിനു ശേഷം ഞാൻ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. ആ യാത്രകളിൽ ഒക്കെ എനിക്ക് പലപല അനുഭവങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത

നമ്മള് നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കൊച്ചു കൊച്ചു യാത്രകൾ ഒക്കെ പോകുവാ. അതുപോലെ നമുക്ക് എന്തിനാണോ മനസ്സിനു സന്തോഷം ലഭിക്കുന്നത് അതുപോലുള്ള സംഭവങ്ങൾ ഒക്കെ ചെയ്യുക ആഹ് നമ്മള് നമുക്ക് വെല്ല ജോലി ചെയ്തിട്ടാണോ സന്തോഷം ലഭിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചിട്ടാണോ സന്തോഷം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ യാത്ര പോയിട്ട് സന്തോഷം ലഭിക്കുന്നവർ ഉണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ life ൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളത് അത് ചെയ്തിട്ട് അഹ് നമ്മള് നമ്മുടെ life ല് സന്തോഷം കണ്ടെത്തുക. അതൊക്കെ ആണ് എനിക്ക് പറയാൻ ഉള്ളത്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു യാത്രകൾ ഒക്കെ നമ്മടെ മക്കളെ ആയിട്ട് നമ്മള് പോവുക. പിന്നെ അത് അവർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും കാഴ്ച്ചകളും ഒക്കെ തന്നെ ആയിരിക്കാം അവർക്കും അത് ഒരുപാട് സന്തോഷം ഉണ്ടാകും. അങ്ങനെ അഹ് ഞങ്ങള് ആ ഒരു യാത്രെനെ കുറിച്ച് പറയാനെന്നെണ്ടെങ്കിൽ ഒരുപാട് പറയാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുറച്ചു സമയത്തിനുള്ളിൽ അത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ അത് ചുരുക്കിട്ടാണ് ഇപ്പൊ നിങ്ങളോടു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ ദാ ഇതുപോലുള്ള യാത്രകൾ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളും ആയിട്ട് പങ്കു വെക്കണം എന്നുള്ളത് എന്‍റെ ഒരുപാടു ആഗ്ര~ ആഹ് എന്‍റെ ഒരുപാട് ആഗ്രഹം എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നിങ്ങളും ഇതുപോലെ യാത്രകൾ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ യാത്ര ഒന്ന് മനസ്സില് ഉം ആ ഒരു

നമുക്ക് മനസ്സിലാകും. ആഹ് യാത്രകൾ ആണ് ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നല്ല സന്തോഷങ്ങളും, കാഴ്ച്ചകളും, നമുക്ക് ഒരുപാട് അനുഭവങ്ങളും തരുന്നത് അപ്പൊ ഇതുപോലുള്ള യാത്രകൾ ഒക്കെ പോവുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളും ആയിട്ട് ഇതുപോലെ യാത്രകൾ പോവുക. friends ആയിട്ട് പോവുക family ആയിട്ട് ഇതുപോലെ പോവുക. അതുപോലെ തന്നെ കുറച്ചു പ്രായം ആയ അച്ഛനമ്മമാരാണ് നമ്മുടെ വീട്ടിൽ ഉള്ളതെങ്കില് അവരെ കൂട്ടിട്ട് ഇതുപോലുള്ള യാത്രകൾ ഒക്കെ പോവുക. അവർ ഒരിക്കലും പോവാത്ത ഒരു സംഭവങ്ങൾ ആയിരിക്കാം ഇങ്ങനെ ഉള്ള യാത്രകൾ ഒക്കെ. അപ്പൊ അവരൊക്കെ ഒത്തിരി ഇഷ്ടപെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നതാണ് ഈ യാത്രകള്. അതുപോലെ നമ്മള് അവർക്ക് വേണ്ടിട്ട് ചിലവഴിക്കുന്ന സമയങ്ങള് അതൊക്കെ അവര് ഒത്തിരി ആഗ്രഹിക്കുന്നതാണ്. ഒത്തിരി സന്തോഷം അഹ് കൊടുക്കുന്നതാണ് അവർക്ക്, അപ്പൊ നമ്മൾ അതുപോലുള്ള സംഭവങ്ങൾ ഒക്കെ ചെയുക അതുപോലെ തന്നെ അഹ് ഞാൻ ഇപ്പൊ ഈ പോയ ഒരു യാത്ര എന്ന് പറയുന്നത് മൈസൂർ trip ആയിരുന്നു. ഇത് എന്‍റെ life ല് ഞാൻ പോയിട്ടുള്ള എന്‍റെ life ല് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെ ആണ്. നല്ല അനുഭവങ്ങളും, നല്ല കാഴ്ചകളും, നല്ല നല്ല food items ഞാൻ കഴിച്ചിട്ടില്ലാത്ത food items ഉം അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷങ്ങളും ഒക്കെ ആണ് എനിക്ക് ആ യാത്രയിൽ നിന്ന് കിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലുള്ള യാത്രകൾ ഒക്കെ പോവുക. നമ്മളുടെ മക്കൾക്ക് വേണ്ടിട്ട് നമ്മൾ സമയം കണ്ടെത്ത. മാതാപിതാക്കൾക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തുക, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തില് മറ്റുള്ള ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടിട്ട് നമ്മള് സമയം കണ്ടെത്തുക. അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഒക്കെ നമ്മള് ചെയ്യാ. അതൊക്കെ ആണ് ഇപ്പൊ എനിക്ക് നിങ്ങളോടു പറയാൻ ഉള്ളത്. യാത്രകള് എല്ലാ~ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം ആയിരിക്കും അപ്പോൾ ആ ആ യാത്രകള് നമുക്ക് ഇഷ്ടം ഉള്ള കാര്യങ്ങൾ ഒക്കെ നമ്മള് ഒരുപാട് സന്തോഷത്തോടു കൂടെ തന്നെ ചെയ്യാ. നമുക്ക് ഇഷ്ടം ഉള്ള കാര്യങ്ങള് ആഹ് മാത്രം ചെയ്യുക എന്ന് ഞാൻ പറ~ പറയുന്നില്ല, പക്ഷെ നമുക്ക് സന്തോഷം തരുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ ആ ഒരു പ്രവർത്തി നമ്മള് continue ആയിട്ട് ചെയ്തുകൊണ്ട് ഇരിക്ക. നമ്മുടെ മനസ്സിനു സന്തോഷം തരുന്ന, നമ്മുടെ Life നു സന്തോഷം തരുന്ന, നമ്മുടെ സമൂഹത്തിനു ഇടയിൽ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്യുക. നന്ദി നമസ്കാരം.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 എന്ന ഇതിഹാസത്തിന്റെ ജനനം. ഇന്ത്യയിൽ നിന്നുള്ള മുൻ cricket താരവും ലോകം കണ്ട ഏറ്റവും മികച്ച cricket കളിക്കാരിൽ ഒരാളുമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ഒരു parliament member ഉമാണ് രണ്ടു പതിറ്റാണ്ട് കാലം സച്ചിൻ indian cricket ന്റെ നടും തൂണായി നിന്നു. സച്ചിന്റെ batting ഇന്ത്യക്ക് നിരവധി വിജയങ്ങൾ സമ്മാനിച്ചു cricket മതമായ ഇന്ത്യയിൽ സച്ചിൻ ദൈവമായി. സ്വഭാവ അശുദ്ധി കളഞ്ഞു കുളിക്കാത്ത സച്ചിൻ മാന്യന്മാരുടെ കളിക്ക് കൂടുതൽ മാന്യത നൽകി. രണ്ടായിരത്തി രണ്ടിൽ cricket ഈ ലോകത്തെ ആധികാരിക മാനസികയാ മാസികയായ wisdom മാസിക ജോൺ ബ്രാഡ്മാനു ശേഷം cricket ലോകം കണ്ട ഏറ്റവും മികച്ച രണ്ടാമത്തെ cricket പ്രതിഭയായും മികച്ച രണ്ടാമത്തെ ഏകദിന cricket കളിക്കാരനായും ടെണ്ടുൽക്കറെ തിരഞ്ഞെടുത്തു വിവിയൻ റിച്ചാർഡ്‌സ് ആയിരുന്നു പ്രഥമ സ്ഥാനത്ത് അന്താരാഷ്ട്ര cricket ഇൽ നൂറ് ശതകങ്ങൾ തികച്ച ആദ്യത്തെ കളിക്കാരനാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് ധാക്കയിലെ മിർപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന Asia cup group ഏകദിന മത്സരത്തിലാണ് സച്ചിൻ തന്റെ നൂറാം ശതകം തികച്ചത് test cricket ലും ഏകദിന cricket ലുമായി നിരവധി record കൾ സച്ചിന്റെ പേരിലുണ്ട് ഏകദിന cricket ലും test cricket ലും നിലവിൽ ഏറ്റവും കൂടുതൽ runs നേടിയിട്ടുള്ള കളിക്കാരനാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ സച്ചിൻ ലോക cup ഇൽ രണ്ടായിരം runs എടുക്കുന്ന ആദ്യ batsman ആയി നാനൂറ്റി അറുപത്തി മൂന്ന് ഏകദിന മത്സരങ്ങളിലായി പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്താറ് runs ഇദ്ദേഹം സ്വന്തമായി നേടിയിട്ടുണ്ട്. പതിനേഴായിരം runs തികച്ച ഏക cricket കളിക്കാരനുമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. test cricket ഇൽ പതിനൊന്നായിരം runs പിന്നിടുന്ന മൂന്നാമത്തെ കളിക്കാരനും ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് സച്ചിൻ test ലും ഏകദിനത്തിലും ഏറ്റവും കൂടുതൽ centuary കൾ എന്ന record ഉം സച്ചിന്റെ പേരിലാണ്

test cricket ലെ സച്ചിന്റെ ഉയർന്ന score ബംഗ്ലാദേശിനെതിരെ രണ്ടായിരത്തി നാലിൽ നേടിയ ഇരുനൂറ്റി നാപ്പത്തി എട്ട് runs ആണ്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 പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പതിൽ തന്റെ പതിനാറാം വയസ്സിൽ പാക്കിസ്ഥാൻ cricket team നെതിരെ കറാച്ചിയിൽ അന്തരാഷ്ട്ര cricket ഇൽ അരങ്ങേറ്റം നടത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന award നേടിയ ആദ്യ cricketer ആണ് സച്ചിൻ രണ്ടാമത്തെ വലിയ civilian ബഹുമതി ആയ പത്മ വിഭൂഷൺ നേടിയ ആദ്യത്തെ കായികതാരം എന്ന ബഹുമതി വിശ്വനാഥൻ ആനന്ദിനൊപ്പം രണ്ടായിരത്തി എട്ടിൽ സച്ചിനും നേടുകയുണ്ടായി. ലോകത്ത് ഏറ്റവ്വും കൂടുതൽ ആരാധകരുള്ള ഒരു cricket കളിക്കാരൻ തന്നെ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ കൂടുതലായി ഏറ്റവും കൂടുതൽ പരസ്യം വഴി വരുമാനമുണ്ടാക്കുന്ന ഒരു cricket കളിക്കാരനും കൂടിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. cricket നു പുറമെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ restaurant കളും സച്ചിൻ സ്വന്തമായി നടത്തുന്നുണ്ട്.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 സച്ചിൻ അന്താരാഷ്ട്ര ഏകദിന cricket ൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഏകദിന cricket ൽ ഏറ്റവുമധികം runs centuary കൾ അർദ്ധ centuary കൾ കളിച്ച മത്സരങ്ങൾ എന്നീ record കൾ എല്ലാം വിരമിക്കുമ്പോൾ സച്ചിന്റെ സ്വന്തം പേരിൽ തന്നെ ആണ്. രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനെട്ടിന് മിർപൂരിൽ പാകിസ്താനെതിരെയാണ് സച്ചിന്റെ അവസാന ഏകദിന മത്സരം കളിച്ചത് രണ്ടായിരത്തിപ്പതിമൂന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതി IPL ആറാം season കിരീടം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ ശേഷം IPL ന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തിപ്പതിമൂന്ന് നവംബർ പതിനാല് മുതൽ പതിനാറ് വരെ മുംബൈയിലെ വാൻഖടെ stadium ത്തിൽ വെസ്റ്റിൻഡീസുമായി നടന്ന test മത്സരത്തോടെ സച്ചിൻ രാജ്യാന്തര test cricket ൽ നിന്നും വിരമിച്ചു. അതെ ദിവസം തന്നെ രാജ്യം ഭാരത് രത്‌ന പുരസ്ക്കാരം നൽകി സച്ചിനെ ആദരിച്ചു. ഭാരത് രത്ന ലഭിക്കുന്ന ആദ്യ കായിക താരവും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിനാണ് പത്തിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ ആഭ്യന്തര cricket ൽ അരങ്ങേറ്റം കുറിച്ചത്. ബോംബൈ team ന് വേണ്ടിയാണ് അദ്ദേഹം അന്ന് കളിചിട്ടുണ്ടായിരുന്നത്. തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ സച്ചിൻ centuary runs നേടി പുറത്താകാതെ നിന്നു. ഗുജറാത്തിനെതിരെ ആയിരുന്നു അന്നത്തെ ആ മത്സരം അതോടെ അദ്ദേഹം first class അരങ്ങേറ്റ മത്സരത്തിൽ centuary നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി. അന്നത്തെ അദ്ദേഹത്തിന്റെ വയസ്സ് പതിനഞ്ചു വയസ്സ് മാത്രമായിരുന്നു രഞ്ജി trophy ദുലീപ് trophy ഇറാനി trophy എന്നിവയിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ centuary നേടിയ ഒരേയൊരു കളിക്കാരനാണ് സച്ചിൻ.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 ആയിരത്തി എഴുപത് runs നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ന്യൂസീലന്ഡിനെതിരെ സ്കോട് ലാൻഡിൽ ഹോളി ദിനത്തിൽ നടന്ന ഏകദിന മത്സരത്തിൽ സച്ചിൻ opening batsman ആയി നിയോഗിക്കപ്പെട്ടു. നാപ്പത്തൊന്ന് ഒമ്പത് പന്തിൽ നിന്നും എമ്പത്തിരണ്ട്‍ runs അദ്ദേഹം ആ കളിയിൽ നേടി. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ ഒമ്പതിന് ശ്രീലങ്കയിലെ കൊളംബോയിൽ ഓസ്‌ട്രേലിയക്ക് എതിരെ നടന്ന മത്സരത്തിൽ സച്ചിൻ തന്റെ കഞ്ഞി ഏകദിനാ centuary കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പാകിസ്താനെതിരെ ഷാർജയിൽ നടന്ന ഏകദിന മത്സരത്തിൽ സച്ചിനും നവജ്യോത് സിങ്ദ് സിന്ധുവും centuary കളോടെ രണ്ടാം wicket കൂട്ടുകെട്ടിൽ records runs നേടി. സച്ചിൻ പുറത്തായ ശേഷം batting ക്രമത്തിൽ captain അസറുദ്ധീൻ ആയിരുന്നു അടുത്തത് bat ചെയ്യാനാവാത്ത മാനസിക ഏർ മാനസിക അവസ്ഥയിലായിരുന്നു അദ്ദേഹം. എന്നാൽ സച്ചിന്റെ പ്രോത്സാഹനം മൂലം അസറുദ്ധീൻ വെറും പത്ത് പന്തുകളിൽ നിന്നും ഇരുപത്തൊമ്പത് runs നേടി ആ മത്സരത്തിൽ indian team ആദ്യമായി ഒരു ഏകദിനത്തിൽ മുന്നൂറ് runs എന്ന നാഴികക്കല്ല് പിന്നിട്ടു. അന്നത്തെ മത്സരത്തിൽ ജയിച്ചതും indian team തന്നെ ആയിരുന്നു. സച്ചിൻ രണ്ട് തവണ indian team ന്റെ captain ആയെങ്കിലും ആ സ്ഥാനത്ത് ശോഭിക്കാനായിറ്റുണ്ടായിരുന്നില്ല. വൻ പ്രതീക്ഷകളോടെയും വിശ്വാസത്തോടെയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണുറ്റാറിൽ സച്ചിൻ captain ആയത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴായപ്പോഴേക്കും team ന്റെ പ്രകടനം വളരെ മോശമായി. അതിനെപ്പറ്റി അസറുദ്ധീൻ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം ജയിക്കുകയില്ല ആ ചെറിയവന്റെ വിധിയിൽ ജയമില്ല. അസറുദ്ധീന് ശേഷം സച്ചിൻ രണ്ടാമതും captain ആയി. ഓസ്‌ട്രേലിയയിൽ നടന്ന test പരമ്പര ആതിഥേയർ മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരി. ഇപ്പോഴും കളിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ indian team ന്റെ ഒരു അഭിവാച്യ ഘടകമാണ് സച്ചിൻ പലപ്പോഴും അദ്ദേഹം captain ഉമായി കളിയുടെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാം. സച്ചിൻ ഒരിക്കൽ rest of the world eleven team ന്റെ captain ആയിട്ടുണ്ട്. cricket ന്റെ പിതാമഹനായി അറിയപ്പെടുന്ന WG ഗ്രേസിന്റെ നൂറ്റി അമ്പതാം ജന്മദിനത്തിൽ നടന്ന ആ മത്സരം അന്തരിച്ച ഡയാന രാജകുമാരിയുടെ സ്മരണക്കായാണ് സംഘടിപ്പിക്കപ്പെട്ടത്. രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും test cricket ൽ സച്ചിൻ മികച്ച form ൽ തന്നെ തുടർച് തുടർന്നിട്ടുണ്ടായിരുന്നു പിന്നീടങ്ങോട്ട് സച്ചിന്റെ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 തന്റെ രണ്ടാം മത്സരത്തിൽ അർദ്ധ centuary യും പതിനേഴാം വയസ്സിൽ ആദ്യ centuary യും നേടിയ സച്ചിന്റെ സ്ഥിരതയുള്ള പ്രകടനം ലോകമെമ്പാടും അദ്ദേഹത്തിന് ആരാധകരെ നൽകി. എന്തിന് പറയണം ഏറ്റവും കൂടുതൽ cricket ൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കളിക്കാരനാണ് സച്ചിൻ. സച്ചിൻ സ്ഥിരമായി centuary കൾ നേടിയ ഓസ്‌ട്രേലിയയിലും അദ്ദേഹത്തിന് അനേകം ആരാധകർ ഉണ്ടായി ഇന്ത്യയിൽ മാത്രമല്ല പുറത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കളിക്കാരനായി സച്ചിൻ മറ്റുള്ള കളിക്കാരിൽ നിന്നും വേറിട്ട് നിന്നു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 സഞ്ചരിക്കാറുണ്ടെന്ന് ഠിം ഷെറിടനുമായുള്ള ഒരഭിമുഖത്തിൽ സച്ചിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അനവധി പേർ സച്ചിന്റെ ജീവ ചരിത്രങ്ങൾ പിന്നീട് രചിച്ചിരുന്നു അതിലൊന്നാണ് The story of the world's greatest batsman the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

Hi hello ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ മദ്യപാനവും ആരോഗ്യപ്രശ്നങ്ങളുമാണ്.

കുടുംബത്തിനോ സാധിക്കുകയില്ല. ഒരു വ്യക്തി മുഴുകുടിയനായി തീരുമ്പോൾ അയാളുടെ സാമൂഹിക ബന്ധങ്ങൾ നഷ്ടപ്പെടുവാനും തന്നിലേക്ക് തന്നെ ഉൾവലിയുവാനും സാധ്യത ഏറെയാണ്. മദ്യത്തിൽ അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ ശരിയാവണ്ണം വിലയിരുത്തുവാനും യുക്തിഭദ്രമായി ചിന്തിക്കുവാനും കഴിയാതെ വരും. തന്മൂലം കുടുംബത്തിലും സമൂഹത്തിലും തൊഴിലിടങ്ങളിലും അയാൾക്ക് അതുവരെ ലഭിച്ചിരുന്ന സ്വീകാര്യത കുറയും. ഇത് അപകർഷതാ ബോധത്തിലേക്കും മാനസികമായ അസ്വസ്ഥതകളിലേക്കും അയാളെ നയിക്കും മദ്യാസക്തി ഒരു സാധാരണ മനുഷ്യനെ പോലും ആക്രമണ സ്വഭാവത്തിലേക്ക് നയിക്കും സഹിഷ്ണുതയോടെ മറ്റുള്ളവരെ കേൾക്കാനും സമചിതത്തോടെ വിവേചനബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കുവാനും പെരുമാറാനും കഴിയാതെ വരും അടുത്ത സുഹൃത്തുക്കളോടു പോലും തർക്കിക്കാനും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാനും ശ്രമിക്കും. എന്നുമാത്രമല്ല പെട്ടെന്നുള്ള വികാരവിക്ഷോഭത്താൽ അപകടകരമായ പ്രവർത്തികളിൽ പോലും ഏർപ്പെട്ടേക്കാം. ചിരകാല സൗഹൃദങ്ങൾ പോലും തകർന്നേക്കാം. സമൂഹത്തിലെ നല്ലൊരു ശതമാനം പേരും മദ്യപാത്മാരാണെങ്കിൽ ചലനാത്മകമല്ലാത്ത ഒരു സാമൂഹിക ജീവിതം മാത്രമേ അവിടെ ഉണ്ടാകു ആ സമൂഹത്തിലെ

നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു പതിറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന യുവജന സംഘടനകളും സാംസ്കാരിക കൂട്ടായ്മകളും ഒരു പരിധിവരെ അന്യനിന്നു പോയതിന് നമ്മുടെ മദ്യപാനശക്തി ഒരു കാരണമാണ്. ഒരു രാജ്യത്തെ ജനതയിൽ നല്ലൊരു ശതമാനം പേർ മദ്യപാന്മാരാണെങ്കിൽ

രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിരക്ക് കുറയുകയും ചെയ്യാം. മദ്യപാനം മൂലം ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ നിരവധിയാണ്. അത് നമ്മുടെ സാമ്പത്തിക തകർച്ചയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മദ്യപാനത്തിന് അടിമപ്പെട്ട് വരവും ചെലവും കൃത്യമായി അവലോഹനം ചെയ്യാതെ ധന വിനിയോഗം നടത്തുമ്പോൾ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നു. മദ്യം അത് ഉപയോഗിക്കുന്ന ആളെ മാത്രമല്ല സമൂഹത്തെ ഒന്നാകെയാണ് ബാധിക്കുന്നത് തൊഴിൽ ചെയ്ത് കിട്ടുന്ന വരുമാനമാകെ മദ്യത്തിനു വേണ്ടി ചിലവാക്കുന്ന തൊഴിലാളികൾ വളരെയേറെയാണ്. താഴ്ന്ന വരുമാനമുള്ള തൊഴിലാളികളാണ്

എന്നതാണ് പ്രധാനം കേരളത്തിലെ മദ്യപാനികളിൽ മദ്യാ സക്തി പെട്ടുപോയവർ വളരെയേറെയാണ്. ഇവരിലേറെയും ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾ ആണ്. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയിട്ടും പല കുടുംബങ്ങളും കടബാധ്യതയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. പണം ജോലിസ്ഥലത്തുനിന്ന് വീട്ടിലെത്തുന്നതിന് ഇടയിൽ തന്നെ നഷ്ടമാകുന്ന ഭർത്താക്കന്മാർ ഇന്നേറെയാണ് ഇവരുടെ രോഗചികിത്സയ്ക്കായി സ്വന്തം വരുമാനം വിനിയോഗിക്കേണ്ടി വരുന്ന ഹതഭാഗ്യകളുടെ എണ്ണവും കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നു ഇത് കാരണം തകർന്നു പോകുന്ന കുടുംബങ്ങൾ എത്രയാന്നറിയോ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മാത്രമല്ല കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയോടൊപ്പം സ്വസ്ഥതയേയും മദ്യം അപകടത്തിൽ ആക്കുന്നു. മദ്യപാനമെന്ന രോഗത്തിന്റെ വേദന മദ്യം അറിയുന്നില്ല എന്നത് വസ്തുതയാണ്. വേദനയും, ദുഃഖവും, ദുരിതങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് മാതാപിതാക്കളും, ഭാര്യയും, കുട്ടികളുമാണ്. മദ്യം മൂലം നിരവധി കുടുംബങ്ങളാണ് ഇന്ന് കേരളത്തില് തകർന്നടിയുന്നത്. ഭൂമിയിലെ നരകമായി മദ്യപന്റെ കുടുംബം മാറുന്നു പട്ടിണി നിത്യസംഭവമായി മാറുകയും മക്കളുടെ വളർച്ചയും, വിദ്യാഭ്യാസവും വഴിമുടങ്ങുകയും ചെയ്യുന്നു. മദ്യപന്റെ ഭാര്യയാണ് ഏറ്റവും കൂടുതൽ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിവരുന്നത്. നിരന്തരമായ സംഘർഷം അവരെ രോഗിയാക്കി മാറ്റുകയും ചെയ്യുന്നു. മദ്യപാന്മാരുടെ ഭാര്യ ഭർതൃ ബന്ധം പോലും തകർച്ചയുടെ വക്കത്തായിരിക്കും. മദ്യാശക്തരിൽ കാണപ്പെടുന്ന സംശയരോഗം പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുന്നു. കുടുംബഭദ്രത തകരുന്നതോടെ കുട്ടികളുടെ സ്വസ്ഥത കൂടി നശിക്കുന്നു. ദമ്പതികളുടെ പൊരുത്തക്കേടിൽ നിന്നുണ്ടാവുന്ന സംഘർഷം ഏറ്റവുമധികം ബാധിക്കുന്നത് കുട്ടികളെയാണ്. കുട്ടികളുടെ വികാരങ്ങൾ മാനിക്കപ്പെടാത്ത അവസ്ഥയും മദ്യപരുടെ വീടുകളിൽ കാണാം. ഇത് കുട്ടികളുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വ രൂപീകരണത്തെ ബാധിക്കും കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പീഡനങ്ങളും വാഹനമോചനങ്ങളും എല്ലാം പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന വസ്തുക്കളാണ്. വസ്തുതകളാണ് ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്നും മൂർചിപ്പിക്കുന്നതിലും മദ്യം ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. ഇത്തരം അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുവാനും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ആസ്വദിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ മദ്യവർജനം ഉൾപ്പെടെയുള്ള നന്മനിറഞ്ഞ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ഇതുമൂലം കുട്ടികൾക്ക് മാനസിക വൈകല്യം ഉണ്ടാകാറുണ്ട്. ലഹരിപദാർത്ഥത്തിന് കീഴടങ്ങിയ ഒത്തിരി വ്യക്തികളുടെ കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. ഈ കുട്ടികളിൽ